അതേല്ലോ... സുഖാണ്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതേ ഞാനും സുഖായിരിക്കുന്നു. ഞാനെന്തെങ്കിലും വിനോദമായിട്ടെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ എന്നാലോചിച്ചു ഇരിക്കുകയായിരുന്നു.

എനിക്ക് താത്പര്യം ഉള്ളത് പാട്ടുകേൾക്കുക ചലച്ചിത്രങ്ങൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക ഇതൊക്കെയാണ് എൻ്റെ താത്പര്യങ്ങൾ. ന്റെയോ? ങാഹ്... ഞാനും ചലച്ചിത്രങ്ങൾ കാണാറുണ്ട് പാട്ടുകൾ കേൾക്കാറുണ്ട്. പിന്നെ കൂടുതലും കളിക്കാൻ പോകുക അങ്ങനെ എന്തേലും ചെയ്യുക ആണ് എന്റേയും വിനോദങ്ങൾ. അതെയതെ .. എന്തുതരം പാട്ടുകളാണ് കേൾക്കാൻ താല്പര്യമുള്ളത്? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ ഞാനെല്ലാത്തരം പാട്ടുകളും കേൾക്കാറുണ്ട്. പഴയതും പുതിയതും ഓരോ പാട്ടുകളും കേൾക്കാറുണ്ട്. സനീറ്റാ എങ്ങനെത്തെ പാട്ടുകളാണ് കേൾക്കാറ്

എനിക്ക് കൂടുതലും താല്പര്യം തൊണ്ണൂറുകളിലെ പാട്ടുകളാണ് കൂടുതൽ താല്പര്യം പഴയ പാട്ടുകൾ. പഴയ കാലഘട്ടത്തെ പാട്ടുകൾ വളരെ അധികം കുളിര്മയേകുന്നതും ഒരു നല്ല കുറച്ചു ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് അധികം അങ്ങനെ താല്പര്യം തോന്നാറില്ല. കാരണം അത് കുറച്ചുനാള് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാകും. പിന്നെ അതുകഴിയുമ്പോൾ നമ്മൾ അത് മടുക്കാൻ തുടങ്ങും, പക്ഷെ പഴയ പാട്ടുകൾ ഇപ്പോഴും നിത്യഹരിതമായിട്ടു തന്നെ എപ്പോഴുമുണ്ടാകും.

സിനിമകളാണെങ്കിലും അങ്ങനെത്തന്നെയാണ് പഴയ സിനിമകളില് പഴയ ചലച്ചിത്രങ്ങളില് ഇപ്പോഴും അതേപോലെ തന്നെ ആ ഒരു

സുഖം കാണുമ്പോൾ പുതുമ ഇപ്പോഴുമുണ്ട്

അതേയതേ. പഴയ ചലച്ചിത്രങ്ങളിപ്പഴും കാണാൻ നമുക്ക് തോന്നും. കാരണം പദ്‌മരാജന്റെ ചലച്ചിത്രങ്ങളും ഭരതന്റേയും അങ്ങനെ കാലത്തിനുമുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ് പദ്‌മരാജനൊക്കെ ങാ.. അതേയതേ ശരിയാണ്. ങാഹ് .. ചലച്ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാനുണ്ടതൊക്കെ പുള്ളി അതിനകത്തു ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഇപ്പോഴത്തെ പുതുമുഖ സംവിധായകർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. പദ്‌മരാജൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞ അതേയതേ വളരെയധികം ശരിയാണ്. ചലച്ചിത്രങ്ങളില് ഇപ്പൊ നമ്മൾ ചർച്ചചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് അന്നേ പദ്‌മരാജൻ പുള്ളിയുടെ ചലച്ചിത്രങ്ങളിൽ അത് വരുത്തിയിട്ടുണ്ടായിരുന്നത്.

സനീറ്റയെങ്ങനെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ടോ? എങ്ങനെയാണ്? അതേയതേ എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും ഭയങ്കര താല്പര്യമാണ്. ഞാൻ നോക്കി വരയ്ക്കാനോ എൻ്റെ മുൻപിൽ കാണുന്ന വസ്തുവിനെ അതേപോലെ പകർത്തി വരപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഞാനൊരു ചെറിയ കലാകാരി മാത്രമാണ് ഞാനും ഇങ്ങനെ. ഇങ്ങനെ വരയ്ക്കാറുണ്ടോ? ഏയ് .. ഇല്ലില്ല ചിത്രങ്ങൾ വരയ്ക്കുക എഴുതുക ഒന്നും അങ്ങനെയൊന്നും ശ്രമിക്കാറില്ലാ ചെയ്യാൻ ഇല്ല, ഞാൻ കൂടുതലും കളിയ്ക്കാൻ പോവുകയും പിന്നെ പിന്നെ പാട്ടുകൾ കേൾക്കുക സിനിമകൾ കാണുക ഇവയാണ് കൂടുതലും ചെയ്യാറ് . ആണല്ലേ. ആ ഞാനും എനിക്കിങ്ങനെ കായികമായിട്ട് എനിക്കങ്ങനെ താല്പര്യങ്ങൾ കുറവാണ്. എന്നാലും ഞാനിങ്ങനെ നടക്കാനും ഓടാനുമൊക്കെ പോകാറുണ്ട്.

ഓ... വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാണ് .

വ്യയാമം നല്ലൊരു വിനോദം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. കാരണം നമ്മുടെ ദേഹത്തിനും നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം ഒരു ശക്തി തരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വ്യായാമം എന്നുപറയുന്നത് അതേ വളരെയധികം ശരിയാണ്. നമുക്കൊരു നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെയൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ്. നമുക്കതൊരു നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. വളരെയധികം നല്ലതാണ്. ങും. അപ്പോൾ കൂടുതലും വെറുതെയിരിക്കുമ്പോൾ ഇതേപോലെ സിനിമയൊക്കെ കാണുന്നതും പാട്ട് കേൾക്കുകയുമാണ് ചെയ്യാറല്ലേ . അതേയതേ എനിക്ക് ചലച്ചിത്രങ്ങൾ കാണുന്നതും പാട്ടുകേൾക്കാനും ആണ് ഭയങ്കര അധികം താല്പര്യം. പാട്ടുകൾ എങ്ങനെത്തെ പാട്ടുകളാ കേൾക്കാറ് അതും സിനിമകൾ പോലെ പഴയ പാട്ടുകൾ തന്നെയാണോ? അതേയതേ.. ചലച്ചിത്രങ്ങളെ പോലെ പഴയ പാട്ടുകൾ തന്നെയാണ് എനിക്ക് കേൾക്കാൻ താല്പര്യം.

ശരിക്കും നമ്മുടെ സമയം പെട്ടെന്ന് പോകുന്നതുപോലെ തോന്നാറുണ്ട്.

ശരിക്കും പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മഴയൊക്കെ പെയ്യാണെങ്കിൽ പുറത്തേക്കു നോക്കിയിരിക്കാൻ തന്നെ ഒരു ആ ഒരു കിട്ടുന്ന ഒരു സുഖം ശരിക്കും വിനോദം എന്നൊക്കെ പറയുമ്പോളത് അത് നല്ലൊരു വിനോദമായിട്ടു എനിക്ക് തോന്നാറുണ്ട്. അതെ. ശരിയാണ് വളരെയധികം ശരിയാണ്. ഒരു വിനോദങ്ങളിലേർപ്പെടുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ആ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും കാരണം നമ്മൾ ഇങ്ങനെ തിരക്കേറിയ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളേറിയ ജീവിതത്തിൽ ഒരു സമാധാനത്തിനുവേണ്ടി വിനോദങ്ങളിലേർപ്പെടുമ്പോൾ നമുക്ക് വളരെയധികമൊരു ശാന്തത നമുക്ക് ലഭിക്കും. അതേയതേ. ശരിയാണ്. ഞാനും പോയിട്ട് എന്തെങ്കിലും വിനോദത്തിലേർപ്പെടട്ടേ . അപ്പോൾ എന്നായാലും നമുക്കൊരുദിവസം കാണാമെന്നുകരുതുന്നു. അതേ. നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം എന്തായാലും.